എന്താണ് ഉപയോഗശൂന്യമായി പോവുന്നില്ല. ശെരിയാണ് താങ്കൾ പറഞ്ഞ പഠിക്കുന്ന കാര്യം ഉപയോഗ ശൂന്യം ആയി പോകുന്നത് ശെരിയാണ്. പക്ഷെ നമ്മളീ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഗുണം ഉണ്ടോന്ന് ചോദിക്കാൻ നേരം പക്ഷെ അങ്ങനതേനെ കുറിച്ച് പറയാനും പറ്റില്ല. കാരണം പഠിക്കാൻ

നമ്മൾ കൊച്ചില് തൊട്ട് നമ്മടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് പക്ഷെ നമ്മക്ക് വേണ്ടി ആഹ് നമ്മടെ കഴിവിനു അനുസരിച്ചുള്ള പഠിത്തവും നമ്മടെ അതിനനുസരിച്ചുള്ള പുസ്തകവും അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും നമ്മൾ കാണുന്നില്ല അതിലേക്ക് ഇനി വളർന്നുവരേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം പല കുട്ടികളും അഹ് ഇപ്പം കേരളത്തെ പറ്റി പറഞ്ഞിരുന്നാൽ പോലും ബാക്കിയുള്ള വേറെ ഏതും അഹ് രാഷ്ട്രീയത്തിനെ പറ്റി പറഞ്ഞിരുന്നാൽ പോലും ഇതിനകത്ത് ഒഡീഷ തുടങ്ങിയ രാജ്യത്തില് അവിടെ നമ്മക്ക് അറിയാവുന്നുള്ള കാര്യം അവിടത്തെ പിള്ളേർക്ക് പഠിപ്പിക്കുന്നത് കുറെ രാജ്യങ്ങളിൽ ഏത് ഏത് മേഖലയിലാണോ എന്താണ് ഏത് ജോലിക്കാണോ ആവശ്യം ആവശ്യമുള്ളത് ആ ഒരു അങ്ങനത്തെ പഠന രീതി കൊണ്ടുവരും അവിടത്തെ school കളിലും college കളിലും എന്നാൽ കേരളത്തിലെ അഹ് ഇത്‌ വച്ചിട്ട് വെറുതെ കുറെ അഹ് കുറെ

നോക്കിയിരുന്നെങ്കിൽ ഇപ്പഴും കുറെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലിയില്ലാതെ ആവുകയില്ലായിരുന്നു. ശരിയാണ്. പക്ഷെ നമ്മടെ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ജോലിയില്ലാതെ ആവുന്നത് ഒരു വളരെ ഒരു കഷ്ടം പിടിച്ച ഒരു അവസ്ഥയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാൻ നേരം നമ്മ ഈ പഠിക്കണമെന്ന് പറയാൻ നേരം നമ്മക്ക് കൊച്ചില് നമ്മളോട് ആഗ്രഹം ആരെങ്കിലും ചോദിച്ചാൽ doctor, nurse അതേപോലെയുള്ള ആരെങ്കിലുമായിരിക്കും. പക്ഷെ നമ്മ വലുതാവുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹം മാറികൊണ്ടിരിക്കയാണ്. ഇപ്പൊ താങ്കൾ ഓരോ വർഷവും എന്താണ് പഠിച്ച നമുക്ക് വേറെയാരെയും നോക്കാൻ പറ്റില്ലലോ

എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറയാൻ നേരം താങ്കൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അത്രയും പഠിച്ച് നമ്മൾ മനുഷ്യരല്ലേ നമുക്കൊരോ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഒരു സമയത്ത്

അത് ഭാഗ്യം ആഹ് കുട്ടികൾ ആയ കുറെ ആൾക്കാർ അതേപോലെതന്നെ കുട്ടികൾക്ക് തന്നെ അതിനകത്തു എന്താണ് ഒരു മാറ്റം കൊണ്ടുവരാനുള്ളതേയുള്ളു അവരുടെ വിദ്യാലയത്തിലോ അവരുടെ ഉന്നതസ്ഥാപനത്തിലോ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതില് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റം കൊണ്ടുവരും പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾ അതിൽ എന്താണ് അതിനെപറ്റിയിട്ട് പെട്ടന്ന് പഠിക്കുക പെട്ടെന്ന് ഒരു ജോലി നേടുക ആഹ് എന്നൊരു എന്നൊരു ഒരു ആ ഒരു എന്താണ് കാലം

അവർക്കു വന്നു പോയി എന്താണ് ആഹ് വിദ്യാഭ്യാസത്തിന്റെ ഏതൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ അത് phone ൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഭവമാണ് അപ്പൊ അവർക്ക് അത് നോക്കാം അതുവഴി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതാണ് ഏതു മേഖലയിലാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് നോക്കി കഴിഞ്ഞാൽ അവർക്കു നേരായ വഴി അവർക്ക് പോവാൻ കഴിയും സാധിക്കും

അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം നമ്മുടെ ഇത് തന്നെ നമ്മടെ ഈ നമ്മളെ പഠിപ്പിക്കണ എല്ലാ teacher മാരും ഓരോരുത്തരും പറഞ്ഞങ്ങു doctor ആവുക engineer ആവുക ഇതിനു വേണ്ടി പഠിക്കുക വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽത്തന്നെ നമ്മടെ വീട്ടിൽത്തന്നെ നമ്മൾ ആഗ്രഹം പറഞ്ഞാൽ നമ്മടെ വീട്ടിൽ നമ്മുക്ക് വലിയ support ഒന്നും ഉണ്ടാവുന്ന ഉണ്ടാവുകയില്ല കേരളത്തിൽ നമുക്ക് കാണാം ഇന്ത്യയിൽ തന്നെ കാണാം നമ്മുടെ engineer ഉം doctor ഏറ്റവും കൂടുതൽ engineer നു പഠിക്കുന്നതും field എന്ന് പറയുന്നേരം engineer ഉം doctor ഉം ആണ്. പക്ഷെ ഉം seat കുറവുള്ളത് ഏറ്റവും അതിനും തന്നെയാണ്. എന്നിട്ട് ഇപ്പോ എന്തിനാ പഠിക്കുന്നത് എനിക്ക് ഇതുവരെയും മനസ്സിലായില്ല അതുകൊണ്ടുതന്നെ അവർ അങ്ങനെ അവർ അവസാനം അവർക്ക് പഠിച്ചിട്ട് കിട്ടിയില്ല രണ്ടു മൂന്ന് വർഷം അവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവക്ക് engineer ഉം കിട്ടിയില്ല doctor ഉം കിട്ടിയില്ല. അങ്ങനെ കിട്ടിയപ്പോൾ അവർക്കുള്ള പ്രശ്‌നം എന്താന്ന് പറയാൻ നേരം അവർക്ക് പിന്നെയൊന്നും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ കൊച്ചിലെ ആഗ്രഹം തന്നെ അവർക്കു തീർന്നു പോയി. ഈ കൊച്ചിലെ ആഗ്രഹം അവർക്ക് ഉണ്ടായ ആഗ്രഹമല്ല. അത് വീട്ടുകാരും നമ്മടെ school കാരും വെച്ചുകൊടുത്ത ഒരു ആഗ്രഹങ്ങളാണ്.

പണ്ട് കാലങ്ങളിൽ തന്നെ അവർക്കു ആഹ് അവരുടെ മനസ്സിൽ കുറെ ഇത്രയും അഹ് ജോലികളെ ഉള്ളൂ ഇങ്ങനെ പഠിച്ചാൽ നീ ഇങ്ങനെയാവും എന്നൊരു ആ ഒരു ആഹ് ആ ഒരു കാര്യം അവരുടെ മനസ്സില്

course കളും ഇപ്പൊ ഉം ജോലി സാധ്യത കൂടിയ course കളും അവരുടെ അഹ് ജീവിതത്തിൽ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്കിപ്പം അറിഞ്ഞുകൂടാതായി മാറി. പക്ഷേ അതെല്ലാം അവർക്ക് വിദ്യാഭ്യാസം അതായത് അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും, അല്ലെങ്കിൽ അവര് അഹ് അവർക്ക് ആരെങ്കിലും വീട്ടുകാരിൽ നിന്നോ, teacher മാരിൽ നിന്നോ അതു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അഹ് ആവശ്യം എനിക്ക് തോന്നി. ആഹ് എങ്കിൽ അല്ലേ എല്ലാരും പറയുന്നത് വിദ്യാഭ്യാസം അതേപോലെതന്നെ എല്ലാം വീട്ടിനു teacher മാരിൽ നിന്ന് ഒക്കെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവരു തന്നെ ഒരു നേർവഴി അവർക്ക് കാണിച്ചു കൊടുക്കാതെ ഇരിക്കുമ്പോൾ, കുട്ടികളുടെ ജീവിതം തന്നെയാണ് മാറിമറിയുന്നത് ശരിയാണ്, നമ്മുടെ കുട്ടികളുടെ ജീവിതം ഇങ്ങനെ മാറി പോവാൻ നേരം തന്നെ നമുക്കാണ് നമ്മുടെ രാജ്യം താഴ്ന്ന നിലയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വളരുന്ന കിടാങ്ങളും, അതേ പോലുള്ള പിള്ളേരും അവര് നന്നായി പഠിച്ച്, അവരവരുടെ ആഗ്രഹങ്ങൾ നോക്കുകയും വേണം. പോരാതെ എനിക്ക് ഇപ്പൊ വേറെ രാജ്യത്തിലൊട്ടു നോക്കും നേരം US അതേ പോലത്തെ രാജ്യങ്ങൾ പറയാൻ നേരം അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ അവരുടെ വീട്ടുകാർ സമ്മതിക്കും അതുപോലെതന്നെ അവർ പലവരുടെ school കാരും സമ്മതിക്കും . അതുപോലെതന്നെ attendance നും അതുപോലെയുള്ള mark കൾക്കും എല്ലാത്തിനുമുള്ള അവസരവും എല്ലാകാര്യങ്ങളും നമ്മുടെ school കാർ കൊടുക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഈ കാര്യത്തിന് എന്തേലും പരിപാടിക്കോ sports സോ അതുപോലത്തെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ഇഷ്ടമാണെന്ന് പറയാൻ നേരം നമ്മളോട് miss മാർ പറയുന്നതെന്താണ് നിങ്ങൾ mark വാങ്ങ് എന്നാൽ മാത്രെ ഗുണം ഉണ്ടാവുള്ളൂ, ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല, അവസാനം നിങ്ങൾ ഇതൊക്കെ വിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ. ആഗ്രഹം തന്നെയാണ് നമ്മുടെ school കാർ നമ്മുടെ മനസ്സിൽ . അന്ന് അങ്ങനെ വരാൻ നേരം നമുക്ക് ആഗ്രഹിക്കാൻ നമുക്ക് തോന്നില്ല. നമ്മുടെ കൊച്ചിലെ ഉണ്ടാകുന്ന ആഗ്രഹവും നമ്മുടെ school കാർ കൊച്ചിലെ തന്നെ കളഞ്ഞെങ്കിൽ, നമുക്ക് വേറെ ആഗ്രഹിക്കാനോ, വേറെചെയ്യുവാനുള്ള കാരണം നമുക്ക് ഒന്നിനും തോന്നുന്നില്ല. അപ്പോ തന്നെ

ഈ Germany പോലുള്ള രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ ജീവിക്കണ്ടേ പൈസ അല്ലാതെ, അവർക്ക് വേറെ ഒരു ചെലവും പോലും വരാതെ, fully എന്താണ് ഉം ഇതായിട്ടു അവരുടെ government അതിനെ നടത്തുന്നുണ്ട്. എന്നാ ഇവിടത്തെ നമ്മുടെ India യിലെ അപേക്ഷിച്ച്, അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്നിരുന്നാൽ കൂടിയും ഈ എനിക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് വന്നിരുന്നതും എനിക്ക് എപ്പോഴും എന്താണ് അതിനെ പറ്റി

ഒരു normal SC, ST അവരുടെ OBC അങ്ങനത്തെ category യിലുള്ള ആൾക്കാർ ആയിരുന്നാലും, അവർക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ, അഹ് എന്താണ് mark ഇൻറ്റെ അടിസ്ഥാനത്തിൽ, കൊടുക്കണമെന്ന് എന്റെയൊരു അഹ് എന്താണ് മുൻവിധിയിൽ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം, അഹ് എനിക്ക് എന്റെ ഒരു general ലുള്ള ഒരു കുട്ടിയും

ശരിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജാതി system എനിക്ക് യാതൊരുവിധ യോജിക്കുന്നില്ല പൂർണമായി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നു പറയാൻ നേരം, ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കാണാം നമ്മുടെ

പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ജാതി അടിസ്ഥാനത്തിൽ ഈ mark കൊടുക്ക admission കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എൺപത്തിമൂന്ന് ശതമാനം ഒരു OBC mark വാങ്ങിയാ OBC ആയിരിക്കും പരിഗണന കൊടുക്കുന്നത്. അതോടൊപ്പം ഈ scholarship അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അവരുടെ വീട്ടുകാര് എന്നു പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ education system ഉം നമ്മുടെ ഇന്ത്യയിലെ education system പറയാൻ നേരം വീട്ടുകാരുടെ ഇതാണ് നോക്കണത്, പിള്ളേരുടെ ആഗ്രഹം അല്ല നോക്കണത്. പക്ഷേ പിള്ളേർക്ക് ഇങ്ങനെ ആയിരിക്കും അവരുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റക്ക് പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം, പക്ഷേ നമ്മുടെ വീട്ടുകാര് ഒരുമാതിരി ഇത്തിരി കാശുള്ളവരാണെങ്കിൽ നമുക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, സ്വയം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങിനെയുള്ള നമുക്ക് പറയാൻ നേരം നമ്മുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കണമെന്നുണ്ടാവും. പക്ഷേ നമ്മുടെ, caste system അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ മൂലം, scholarship അതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടില്ല. ഇവിടെ കുടുംബക്കാര് ഇത്തിരി പൈസ ഉള്ളവരാണെങ്കിൽ, നമുക്ക് സ്വയം പഠിക്കുവാനുള്ള ആഗ്രഹമുണ്ടാകും. പക്ഷേ സ്വയം പഠിക്കുവാനുള്ള ആഗ്രഹത്തിൽ നമുക്ക് scholarship അതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടില്ല. കാരണം നമ്മുടെ കുടുംബക്കാര് പൈസക്കാരാണ് . താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്?

അവർ നേരത്തെ ഒരു seat ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അവിടത്തെ ആ ഒരു വിദ്യാലയത്തിലെ management എന്നു പറയുന്നത്, അവിടെ അവർക്കെ പരിഗണന കൊടുക്കത്തൊള്ളൂ. കാരണം ഇനി ഇപ്പോ എത്ര mark മേടിച്ച്കൊണ്ട് വന്നിരുന്നാൽ പോലും ആദ്യമേ

NEET എന്നുപറയുന്ന ഒരു exam ന് ആയാൽപോലും കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്താണ് ആഹ് ഒരാൾക്ക് പകരം വേറൊരാൾ വന്നു എഴുതി. അങ്ങനെ കുറെ കാര്യങ്ങള് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ, അതേ പോലത്തെ ഇതേപോലെ കൂടുതൽ technology ആ സമയത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ ഒരു ബുദ്ധി ആ ആഹ് ആ ചിന്തയൊന്നും പോയിട്ടില്ല. ഇത്രയും കാശുള്ളതായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ആ എന്തെങ്കിലുമൊരു ഉം എന്താണ് issue വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ, അവർക്ക് പെട്ടെന്ന് ഊരി കടക്കുവാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട്. അപ്പോ അതും, പൈസയുടെ ബലത്തിലാണ് അവർ ചെയ്യുന്നത്. അതേപോലെതന്നെ ഏതൊരു വലിയ college ൽ നല്ല എന്താണ് അഹ് എന്താണ് പൈസ കുറഞ്ഞ് ചിലവില് പഠിക്കാൻ വേണ്ടി ഒരു ഇനി രണ്ട് seat ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്, അവിടെ അഹ് അവരുടെ കഴിവ് പ്രാധാന്യം കൊടുക്കുന്നത്. നേരെമറിച്ച് ഇവർക്ക് ഇത്ര paisa ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏർ പരിഗണന കൊടുക്കുന്ന കാലഘട്ടമായിട്ട് ഇപ്പോ വരുന്നുണ്ട്. അങ്ങനെയല്ലേ അത്. ശരിയാണ് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ, താങ്കൾ പറഞ്ഞതുപോലെ paisa ന്റെ കാര്യം മാറ്റിവച്ചാൽ admission കൊടുക്കേണ്ട കാര്യം എന്നു പറയാൻ നേരം ഒരു പിള്ളാരുടെ പഠിത്തത്തിന്റെ കഴിവനുസരിച്ച് കൊടുക്കണം, ഒരിക്കലും അവരുടെ കുടുംബത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ

വളരെയധികം ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ആയിരിക്കും, പക്ഷേ അങ്ങനെയുള്ളവർ വളരെ കുറഞ്ഞു വന്നിരിക്കയാണ് Kerala ഉം India ഉം അതുപോലെതന്നെ പലരും ഇങ്ങനെ കൊടുക്കുന്ന കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള അവസ്ഥ കൂടി വരികയാണ്. പക്ഷേ എനിക്ക് അന്നേരം നമ്മുടെ കേരളത്തിൽ Kerala ത്തിലോ India യിലോ ഓരോ

ചില ആൾക്കാരെ താഴ്ത്തി നിർത്തിയാലെ അവർക്ക് vote കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ പല പല party എന്ന് പറയാൻ നേരം ഒരു religion നോ അതുപോലത്തെ base വച്ചായിരിക്കും അവര് കളിക്കുന്നത്. എന്നു പറയാൻ നേരം എല്ലാരും പഠിക്കാൻ തുടങ്ങിയാൽ എല്ലാവർക്കും മനസ്സിലാകും, ഈ politics ഉം അതേപോലത്തെയുള്ള കാര്യങ്ങൾ ഒരു ഗുണമില്ലെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ US ല്. എല്ലാവരും പഠിക്കണവരുമായി പഠിച്ചിട്ട് ഇച്ചിരി ബോധമുള്ളവരായൊണ്ട് അവർക്കറിയാം ഈ വർഗീയ ബോധം വച്ചുനടക്കണതൊന്നും വിവരമുള്ളവർക്ക് നടക്കൂല, അപ്പൊ എല്ലാവരും വിവരം വച്ചു തുടങ്ങിയാൽ അവർക്ക് മനസ്സിലാവും ഈ വർഗീയത വെച്ച് അവർക്ക് vote പിടിക്കാൻ പറ്റില്ല. നമ്മുടെ Kerala ത്തിൽ എല്ലാവരും

താഴ്ത്തിവെക്കണമെന്ന് പറയാൻ നേരം ഈ, education എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധം വയ്ക്കും. എല്ലാവർക്കും ബോധം വച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ് പറയാൻ നേരം അവർ സംസാരിക്കുവാൻ തുടങ്ങും അവർക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഈ vote കളും അതേപോലെയുള്ള ജാതി വെച്ചുള്ള vote പിടിക്കലുകുറയും അതോടൊപ്പം തന്നെ അങ്ങനെ കുറയണെണെങ്കിൽ നമ്മുടെ ഈ ഇപ്പോ ഭരിക്കുന്ന പ്രധാനമന്ത്രി, അതുപോലത്തെയുള്ള ചിലരുടെ party കൾക്ക് ഇങ്ങനെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്, അപ്പൊ പിള്ളേർക്ക് ബോധം വെച്ചുകഴിഞ്ഞാൽ അവർ ഇങ്ങനത്തെ നമ്മൾ തന്നെയാണ് ഓരോ party ക്ക് വേണ്ടി അവരെ കൊല്ലാനും ഇതിനൊന്നും നടക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല, കാരണം അവരവരുടെ കാര്യം നോക്കി ജീവിക്കുകയും ചെയ്യും നല്ല കഴിവുള്ളവരെ അവർ നേതാവ് ആക്കുകയും ചെയ്യും. അതെ, അതിൽ തന്നെ എനിക്കൊരു ആഹ് ഒരു point പറയാനുഉള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏർ കുട്ടികൾ കൂടുതലും അതായത് വിദ്യാലയത്തിൽ പോകുമ്പോഴും, അവർക്ക് കൂടുതൽ എന്താണ് അവിടത്തെ കൂട്ടുകെട്ടിൽ ബാധിക്കപ്പെടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് എന്താണ് ഇപ്പം teachers പഠിപ്പിക്കുമ്പോൾ ആയിരുന്നാൽ പോലും, അവർക്ക് അതിനൊരു പരിഗണന കൊടുക്കാതെ ഇപ്പോ പലതരത്തിലുള്ള മയക്കുമരുന്നുകളിലും, അതേപോലെ കുറെ കാര്യങ്ങളിൽ അവര് എന്താണ് അതിനകത്തേക്ക് ഉൾപ്പെട്ടു പോകുന്നുണ്ട്. അതായത് കുറെ ഒരു കൂട്ടുകെട്ട് അതിനകത്ത് വന്നു police അതിനകത്ത് ഇടപെടുകയും അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും അതായത് അഹ് എന്താണ് നമ്മുടെ TV കളിൽ വഴിയോ, mobile phone വഴിയോ, അഥവാ നമ്മുടെ എന്താണ് social media വഴിയോ അതിലൊക്കെകൂടെ അവർ കണ്ട് കണ്ട് അവസാനം ഇതിനകത്തുതന്നെ എന്താണ് ഉം

ഉന്നമനത്തിനു അത് ബാധിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ശരിയാണ് അതിനെക്കുറിച്ച് പറയാൻ നേരം നമ്മുടെ ഈ പുതുതലമുറ phone ഉം അതേപോലെതുള്ള കാര്യങ്ങളുടെ പുറകെ നടക്കാൻ നേരം അവർക്ക് ശരിക്കുമുള്ള ജീവിതം എന്താണെന്ന് അവർ മറന്നു പോകാനുള്ള കാരണം കൂടുതലാണ്, കാരണം

വെറുതെ ഇരിക്കാൻ കുറേ സമയം ഉണ്ട് പക്ഷേ നമ്മൾ phone ഉപയോഗിക്കാൻ നേരം നമ്മൾ സത്യത്തിൽ വെറുതെയിരിക്കാറില്ല, നമ്മൾ എപ്പഴും phone ഉം അതേപോലെതുള്ള കാര്യങ്ങളും നോക്കി സമയം കളയലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ശരിക്കും ആലോചിച്ചാൽ നമ്മ ഏറ്റവും കൂടുതൽ വെറുതെ ഇരിക്കാറില്ല, ഇപ്പോ ഈ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കാന്ന് പറയാൻ നേരം നമ്മൾ ഒന്നും ആലോചിക്കാതെ വെറുതെ ഇരുന്ന് സമയങ്ങൾ താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ പഠിക്കാതെ ഒന്നും ഇരുന്നിട്ടുള്ള. അതെ, എന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മള് അഹ് എന്താണ് പഠിക്കുന്ന സമയത്ത് അതായത് exam ന്റെ last minute ആകുമ്പോഴത്തേക്കും അവസാന സമയത്ത് അഹ് നമ്മളിങ്ങനെ അതിനു വേണ്ടിയിട്ട് ഉം പഠിക്കുന്നതിന്റെ പകരം ഒന്നോ രണ്ടോ ദിവസത്തിനു മുന്നേ, നമ്മൾ അതിന് അഹ് ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി അവിടെ അതിന് മാറ്റിവെച്ച് മാറ്റിവെച്ച് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയം

കാര്യംകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതേ തോതിൽ തന്നെ ചീത്ത ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത് phone വഴി നമുക്ക് അഹ് എന്താണ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ അതുകൊണ്ടുതന്നെ പിന്നെ നമ്മളിങ്ങനെ അതിനെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ഇപ്പം phone എന്ന് പറയുന്ന ഒരു കാരണം മാത്രമാണ്. അതുപോലെതന്നെ പല കാര്യങ്ങൾ വഴിയും നമ്മൾ പഠനത്തിനെ മാറ്റിവെച്ചു, പിന്നീട് ആക്കാമെന്ന് കരുതി അത് നമ്മളെ ശരിയാണ് ശരിയാണ് അതെ, അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി, വേറെ എന്തെങ്കിലും?

ഓ BSC ആണാ?

എങ്ങനെ ഉണ്ട് നിങ്ങളുടെ പഠിത്തം ഒക്കെ എങ്ങനെ ഉണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയാണോ

അപ്പം ആ ഒരു എന്താണ്, നിങ്ങൾക്കിനി ഒന്നും ആവാൻ കഴിയില്ല, ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എന്നൊരു ആഹ് എന്താണ് ഒരു മനസ്സോടെയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും ഓ എന്തിനാണ് ഇവിടെ വന്നെന്നുള്ളത്, ആ പഠിക്കുന്നതിനുള്ള ആ ഇഷ്ടം അവരു തന്നെ കളയും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അവിടത്തെ അതായത് teachers നമുക്ക് ഇങ്ങോട്ട് പറയാനാ നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എന്ന് പറയുമ്പോഴേതെക്കും നമുക്ക് പഠിക്കേണ്ട ആ ഒരു ഇതുതന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അപ്പോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഇവിടെ മാത്രമാണോ

പല കാര്യങ്ങളിൽ ആയിരുന്നാൽ പോലും ഇവിടെ എന്താണ് അഹ് പല college കളിൽ ആയിരുന്നാലും, സർക്കാരിന്റെ കീഴിലുള്ള അല്ലാത്ത ബാക്കിയെല്ല private colleges സും ഇതേ പോലത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സർക്കാർ വേറെ കാര്യത്തിന് paisa ചിലവാക്കുന്ന സമയത്ത്, കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറച്ചെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഏർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ കൃത്യമായൊരു വ്യക്തത ഇല്ലാത്തതായി തോന്നിയിട്ടുണ്ട് എനിക്ക്, കാരണം അവർ തന്നെ പഠിപ്പിക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഇനി ബാക്കി എല്ലാം നിങ്ങൾ സ്വയം നോക്കിക്കോളും അങ്ങനെ, college കളിലും school കളിലും പോയി പഠിക്കേണ്ട ആവശ്യകത ഇല്ലായിരുന്നു, കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നു പഠിക്കാമല്ലോ

അതാണ് , ആ പറയൂ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ശരിക്കും college ൽ പോവണ്ടേ ആവശ്യമില്ല, കാരണം profession അതേപോലെതുള്ള കാര്യങ്ങൾ മാത്രം college ൽ പോവണ്ടേ ആവശ്യമുള്ളു, കാരണം നമ്മുടെ teacher മാർ എന്ന് പറയാൻ നേരം വലിയ പുതിയ രീതിയിൽ പഠിപ്പിക്കുകയൊന്നുമില്ല, ആ text ൽ ഉള്ളത് തന്നെ അതേപോലെ തന്നെ തിരിച്ചും മലയാളത്തിലോ അല്ലെങ്കിൽ english ൽ പറയും എന്നിട്ട് അവർ എല്ലാം അറിയാവുന്ന പോലെ കാണിക്കുന്നു. പിന്നെ അതോടൊപ്പം അവർ salary ക്ക് വേണ്ടി മാത്രമാണ് പഠിപ്പിക്കുന്നത്, പിള്ളേർക്ക് അങ്ങനെ പഠിപ്പിക്കണ്ടേ എന്ന് പോലും അറിയാൻപാടില്ല. പിള്ളേരോട് നമ്മുക്ക് എപ്പ എത്ര, നമ്മുടെ എത്ര ഭൂമിയിൽ എത്ര. ഭൂമിയെ കുറിച്ച പല കാര്യങ്ങൾ ചോദിച്ചാലും, പിള്ളേർക്ക് പറയാൻ സാധ്യത കുറവാണ് കാരണമെന്ന് പറഞ്ഞ അവർക്ക് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല അവരെക്കൊണ്ട് ഓരോ book കാണാപാഠം പഠിപ്പിച്ചിട്ട് പരീക്ഷ എഴുതിപ്പിക്കൽ മാത്രമാണ് നമ്മുടെ miss മാർ ചെയ്തു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ

അപ്പോ എനിക്ക് അവസാനമായിട്ട് ഇപ്പോ നമ്മുടെ college കളിൽ വരുന്ന guest teachers എന്നു പറയുന്നത്, അവർക്ക് പ്രായം കുറവായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അവർക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അഹ് ആൾക്കാരുടെ ചിന്താഗതി അവരുടെ, അഹ് സമയത്തുള്ള ചിന്താഗതി പോലെയാണ്. അതുകൊണ്ടുതന്നെ നമുക്ക് അവർ പല പരിമിതികളും അവര് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ teachers വരുമ്പോഴത്തേക്ക് അതിനെ പറ്റിയുള്ള അറിവ്, നമുക്ക് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും അഹ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഹ് എന്തു പറയാനാ ഒരു ശരിയാണ് , ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങടെ നിർത്തുന്നു ഞാനും നിങ്ങളോട് നന്ദി പറയുന്നു, നന്ദി നമസ്കാരം.